ഭാരം കൂടിയതും രണ്ട് മൂന്ന് ഭാഗങ്ങളായി അച്ചടിച് വെക്കുന്നു

ആഹ് ഹലോ, ഞാൻ ഇന്നലെ വിളിച്ചിണ്ടാരുന്നു തന്നെ? കിട്ടിയില്ലല്ലോ? ആഹ് ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാന് ഹോസ്പിറ്റലില്‍ വരെ പോയേക്കുവായിരുന്നു.

അപ്പുറത്തെ ആന്‍റിക്ക് വയ്യായിരുന്നു. അപ്പൊ ആ ആന്‍റി ഹോസ്പിറ്റലില്‍ അഡ്മിറ്റാ. അപ്പൊ കാണാന്‍ വേണ്ടീ പോയതാ. ആണോ, എന്തു പറ്റിയതാ. ആന്‍റിക്ക്? ആന്‍റിക്ക് പ്രഷര്‍ കുറഞ്ഞു. അങ്ങനെ ആയതാ.

ആഹ് പെട്ടന്ന് വയ്യാതായതാ. പനിയുമൊക്കെ ഒണ്ടാരുന്നു. അപ്പം അങ്ങനെ അതിന്‍റെ കൂടെ പ്രഷറും കൊറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലില്‍ അഡ്മിറ്റായി. ഇപ്പൊ കൊറവുണ്ട്. അപ്പൊ അത് കാണാന്‍ ഹോസ്പിറ്റലില്‍ നിന്നപ്പോഴാ വിളിച്ചത്. അപ്പം എനിക്ക് എടുക്കാന്‍ പറ്റീല. അതാ എടുക്കാന്‍ പറ്റാതെ പോയേ. ഓകേ, ഓകെ ഞാന്‍ വിചാരിച്ചു

വീട്ടി വന്നപ്പം പിന്നെ സമയോം കിട്ടിയില്ല. അങ്ങനെ പറ്റി

ആഹ് ഇപ്പം കൊഴപ്പയില്യ. ഡിസ്ചാര്‍ജ് ആയില്ല. ഹോസ്പിറ്റലില്‍ ആണ്. എന്നാലും കൊഴപ്പം ഇല്ല ഇപ്പൊ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണോ?

ഹോ ഹോ പറയാനുണ്ടോ. എവിടെ നോക്കി

ആ നമ്മള് ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം അസുഖക്കാരെ കാണണം എന്നുണ്ടെങ്കി ഹോസ്പിറ്റലില്

ഇപ്പം ചുറ്റുവട്ടത്ത് തന്നെ എത്ര ആൾക്കാരാ. അതെ ഇപ്പോ ഒരു വീട്ടിൽ മിക്കവാറുള്ളവര്‍ക്കെല്ലാം ഒണ്ട്. അതില്ല പനി വരുന്ന പോലെയല്ലേ ഇപ്പോൾ കാന്‍സര്‍ ഒക്കെ വരുന്നേ. ആഹ് അതേയതെ. ആൾക്കാര് കഴിക്കുന്ന ആഹാരത്തിന്‍റെ വ്യത്യാസവും ഒണ്ട്. പഴയ ആള്‍ക്കാര് കഴിച്ച ആഹാരമല്ലല്ലോ ഇപ്പോഴത്തെ ആള്‍ക്കാര് കഴിക്കുന്നത്.

നമ്മള് മെഡിക്കല്‍ സ്റ്റോറിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തര് വന്നു ഗുളികേം, മരുന്നുമൊക്കെ മാങ്ങിച്ചോണ്ട് പോന്നെ കാണണം. എത്ര രൂപയുടെ മരുന്നും, ഗുളികയാ മേടിച്ചോണ്ട് പോന്നേ. നമ്മള് തന്നെ ഞെട്ടി പോവും.

ആന്നാന്ന്. എല്ലാവർക്കും പ്രഷറും, ഷുഗറും. കൊളസ്ട്രോളും മസ്റ്റാ. ആ. ഒരു പ്രായം കഴിഞ്ഞുള്ള എല്ലാ

പ്രഷറും, ഷുഗറും ഒന്നും ഇപ്പൊ ഒരു അസുഖത്തില്‍ പെടുത്താന്‍ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ദി ദിനചര്യയുടെ ഭാഗമായി എന്ന് പറയും. ആണ് എന്നാലും ഇതിന്‍റെ ഒക്കെ

കൂടുന്നതനുസരിച്ചല്ലേ മറ്റുള്ള അസുഖങ്ങളും വരുന്നത്. അല്ല അതും ശരിയാണ് ട്ടോ അതും ശരിയാണ്. ഇപ്പോ നമ്മൾ ഇപ്പോൾ അടുത്ത് കേട്ടില്ലാരുന്നോ ആഹ് പിന്നെ നമ്മുടെ ഒരു കോമഡി താരം ഉണ്ടല്ലോ. സുബി സുരേഷ്

അവരുടെ മരണം കേട്ടില്ലാരുന്നോ?

ബാധിച്ചിട്ട് വളരെ പെട്ടന്നാണല്ലോ മരണം സംഭവിച്ചേ. അവര് അങ്ങനെയാണല്ലോ നാപ്പത്തൊന്ന് വയസെങ്ങാണ്ടെ ഉള്ളൂ അവർക്ക്. അധികം പ്രായം പോലും ഇല്ല. ഇല്ല. പ്രായം പോലും ഇല്ല. അതും പിന്നെ ഇത് എന്താ പറയാ പെട്ടെന്ന് ഒരാഴ്ചയുടെ ഉള്ളിൽ എങ്ങാണ്ടാ മരണം എന്നാണല്ലോ റിപ്പോര്‍ട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെതന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ള ഒരു അസുഖമാണ് ഹാര്‍ട്ട് അറ്റാക്ക്.

കൊറോണയുടെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞേ പിന്നാ കൂടുതലും. അതും പ്രായമുള്ളവരുമല്ല ചെറുപ്പക്കാരാ കൂടുതലും മരിക്കുന്നത്. അതെയതെ. ഈ നാപ്പതു വയസ് ഒരു നാപ്പത് വയസിന്‍റെ ഒരു മുപ്പത്തഞ്ചു വയസൊക്കെ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാല്‍ ഒരു നാപ്പത്തഞ്ചു അമ്പത് വയസിന്‍റെ ഉള്ളിലാ കൂടുതല്. കൊറോണായുടെ ആ ഇത് കഴിഞ്ഞ സമയത്തൊക്കെ

അതേ, ആണുങ്ങള്‍ക്ക് കൂടുതല്‍ കേക്കുന്നേ.

കൊറോണയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് കൊറച്ചുനാൾ ലോക്ക്ഡൌണ്‍ ഒക്കെ ആയിട്ട് ഇരുന്നില്ലേ. പുള്ളിക്ക് കൊറോണ വന്നതായിരുന്നു. വന്നിട്ട്

കളിക്കാനും ബാഡ്മിന്‍റണ്‍ കളിക്കാനും ഒക്കെ പോകുവാരുന്നു ഈ ഇഷ്യൂ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ഒരുദിവസം

ഒരു ദിവസം കളിച്ചിട്ട് വന്നതാ. ഇതുപോലെ കൊഴഞ്ഞുവീണു. അന്നേരെ മരിച്ചു.

കൊഴഞ്ഞു വീഴുക, മരിക്കുക അതാ ഇപ്പോഴത്തെ അതെ, കൊഴഞ്ഞുവീണ മരണങ്ങൾ കൊറെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞവർഷം ഏകദേശം ഈ സമയത്ത് തന്നെ എന്ന് തോന്നണുണ്ട്. ഇവിടെ താമസിക്കുന്ന ഈ സോസൈറ്റിയുടെ ഉള്ളില് തന്നെ ഒരു പയ്യന്‍

ഹതെ അതെ നമുക്ക് എപ്പഴാ വരികാന്നൊന്നും പറയാന്‍ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയാ. പറയാൻ പറ്റില്ല. ഒരു വല്ലാത്ത ഒരു ഇപ്പഴത്തെ ഒരു ഹെല്‍ത്ത് ഇതെന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാ, ഒരു ഗ്യാരന്‍റി ഇല്ലാത്ത കാര്യമാ ഉപ്പഴത്തെ.

ആ അങ്ങനാ പറയുന്നത് കൊറോണ വന്ന ആൾക്കാർക്ക് അതിന്റെ ഇതിനു ശേഷം പിന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒണ്ടാവും എന്നാ പറയുന്നേ. നേരത്തെ

അതുകഴിഞ്ഞ് പിന്നെ ആൾക്കാർക്ക് ഒക്കെ ഭയങ്കര അസുഖമല്ലായിരുന്നോ. കാലിനു വേദനയും, കൈയ്ക്ക് വേദനയും നടക്കാന്‍ വയ്യായ്കയും അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രോബ്ലംസ് അതിന്‍റെ പ്രശ്നങ്ങള്‍ ഇപ്പോഴും ആൾക്കാരൊക്കെ അനുഭവിക്കുന്നുമുണ്ട്.

കാരണം ഞാന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് ചിക്കൻ ഗുനിയ വന്നേ. ഡിഗ്രി ഫസ്റ്റ് ഇയറില്‍ ജോയിന്‍ ചെയ്ത ഉടനെ എനിക്ക് ചിക്കന്‍ ഗുനിയ വന്നു. ഞാന് ഒരു മാസത്തോളം എന്ന് പറഞ്ഞപോലെ അതെങ്ങനെ ഉണ്ടായെന്നുവച്ച ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങട് വന്നു. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ച് ഒരു മാസത്തോളം എന്ന് പറഞ്ഞപോലെ ഞങ്ങള് റെസ്റ്റിലൊക്കെ ആയിരുന്നു എല്ലാരും കൂടി ഒരുമ്മിച്ചു അത് കഴിഞ്ഞു പിന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം അടുപ്പിച്ചിട്ട് ആ ടൈം ആകുമ്പം ഭയങ്കര ബോഡി പെയിന്‍, കാലിനു വേദന. ആഹ് കൈയിന് വേദന അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങള്‍ ഒക്കെ ആയിരുന്നു. ഇപ്പഴും അതിന്‍റെ ഒരു ഇത് ഉണ്ടോന്ന് തോന്നു പോവും. ഇപ്പം അതേ പോലെ തന്നെയാണ് കോവിഡ് വന്നു പോയതിനു ശേഷം. കോവിഡ് വന്നു പോയതിനു ശേഷം ഒരുപാട് കേക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഇന്നാള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം പറഞ്ഞു. അവർക്ക് ഫിക്സ് വന്നു.

അപ്പൊ അവിടെ ഡോക്ടര്‍ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വാക്സിന്‍ എടുത്തവർക്കൊക്കെ ഇങ്ങനെ ഫിക്സ് കാണുന്നുണ്ടത്രെ സൈഡ് എഫ്ക്റ്റ്‌ ആയിട്ട്. അപ്പോ അപ്പോ ഇപ്പോ തോന്നുന്നു ചെലപ്പോ വാക്സിന്‍ എടുക്കുകയായിരുന്നു എന്ന് തോന്നും. പലതും കേൾക്കുന്ന കാണുമ്പോ കേക്കു പലതും കേക്കുമ്പോ

ആൾക്കാര് പറയുന്നത് കേക്കാരുന്നു സൈഡ് എഫക്റ്റ് ഒണ്ട്

ഗർഭിണികൾ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എന്നാ പറയുന്നേ. കാരണം ഡോക്ടര്‍മാര്‍

ഇതെടുത്താല് ഇന്നത് വരുവോ ഇല്ലയോ എന്ന് അവർക്കും ഒറപ്പില്ല. പിന്നെ അവര് ഒരു ഇതില് അങ്ങ് പറയുന്നു. നമ്മടെ കഷ്ടകാലത്തിന് ചെലപ്പോ നമുക്കത് തിരിഞ്ഞു കൊത്താം. അങ്ങനെ. അല്ല അതായിപ്പോ ഇവരുടെ കേസിൽ അതാണല്ലോ സംഭവിച്ചേ. കാരണം, ഫിക്സ് അപ്പോ ഡോക്ടര്‍ പറഞ്ഞത്രേ. അവര ഹോസ്പിറ്റല്‍ അഡ്മിറ്റ്‌ ഇല്‍ ICU ഒക്കെയായി ആ കുട്ടി. എന്നിട്ട് ഇപ്പം ഡോക്ടര്‍ സംസാരിച്ചപ്പോ അപ്പൊ ഡോക്ടര്‍ പറഞ്ഞത്രേ. പിന്നെ ഭാഗ്യമാണെന്ന് വേണം കരുതാൻ. കാരണം എന്താന്ന് വെച്ചാ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടോ, മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് ഫിക്സ് വന്നത്. But അത് ഡെലിവറീടെ തൊട്ട് മുമ്പത്തെ ദിവസം ആയിരുന്നെങ്കി അമ്മയോ, കുട്ടിയോ ചെലപ്പോ രണ്ടാളും തന്നെ പോയേനെ എന്ന്.

പിന്നീടു ഉള്ളേ എന്താ വരുന്നേ എന്ന് പേടിയുവാ.

പറ്റാത്ത അവസ്ഥയാ. കൊറോണക്ക് വാക്സിനും എടുക്കണം. എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടി വേറെയും. അതെ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നേ.

ആൾക്കാർക്കൊക്കെ എടുക്കാൻ പേടിയായിരുന്നു. എടുത്തിട്ട് എന്തെങ്കിലും പറ്റുവോ, പറ്റുവോ പിന്നെ ഒത്തിരി ആള്‍ക്കാര്

ഒത്തിരി ആൾക്കാരൊക്കെ എടുത്തതിനു ശേഷമാ പിന്നെ ആള്‍ പിന്നെ ഇതായിട്ടെടുക്കാൻ കുഴപ്പമില്ല. മറ്റേത് അവർക്കെടുത്ത് ശേഷം കുഴപ്പമില്ല എന്ന് കണ്ടതിനുശേഷമാ പിന്നെ ആൾക്കാര് എടുക്കാന്‍ തൊടങ്ങിയത്. ഒരു ധൈര്യത്തിന് വേണ്ടിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോ എടുത്ത അങ്ങനെ വിചാരിച്ചാ ഇണ്ടായ ഒരു ധാരണയ്ക്ക് തെറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു പല കേസുകളും കേക്കുമ്പോ

പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്‍? വേറെ വിശേഷം ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു. ഇന്നലെ അപ്പോ അവിടെ പോയേക്കുവായിരുന്നു. കൊഴപ്പം ഇല്ലെന്നാ പറഞ്ഞേ. അതാ പിന്നെ ഞാന്‍ വിളിക്കാഞ്ഞതും. വിളിക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ. ഇവിടെ വന്നപ്പോഴേ കുറച്ച് ലേറ്റ് ആയി പോയാരുന്നു.

കൊഴപ്പമില്ല. ഞാന്‍ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ വിളിച്ചതാ. കൊറേ ദെവസം ആയില്ലേ എന്ന് കരുതി വിളിച്ചതാ ട്ടോ. എന്നാ ശരി എന്നാല്. ഉം ഓക്കേ ശരി എന്നാ ബൈ.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

ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ വിഷയം ഇവിടെ നിറുത്തുന്നു മറ്റൊരു വിഷയമായി എത്തുന്നതുവരേക്കും നന്ദി നമസ്കാരം